ഇത് ഒരു ക്ലാസ്സ് റൂമാണ് ഇവിടെ കാണ ഓഫീസ് റൂമാണ് ഇവിടെ കാ--

ഇവിടെ വ്യത്യസ്ത തരമായ ഇവിടെ ഇൻറർലോക്ക് ഒന്നും ചെയ്തിട്ടില്ല അതുതന്നെ വളരെ പൊടി നിറഞ്ഞ പരിസര ബോധമാണ് ഇവിടെ ഉണ്ടാവുക.

നിരവധി ആൾക്കാർ ദേശിയ പതാക ആഗസ്റ്റ് പതിനഞ്ചിന് ഉയർത്തുന്നു അതുകൂടാതെ കടയിൽ നിരവധി ഐറ്റംസ് വേറെയും ഉണ്ട് നിരവധി കുപ്പകളിൽ ആക്കിയാണ്--

ഇവിടെ ധാരാളം ഷീറ്റുകൾ കാണുന്നുണ്ട് ഈ ഷീറ്റുകൾ വിക്കാൻ വെച്ചതാണ് ഈ ഷീറ്റുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഒരു ഷെഡിലാണ് ഷെഡ് പണിതത് ഇരുമ്പ് കൊണ്ടാണ്.

ഇത് ഒന്നാമത്തെ കാണുന്നത് എം_ജിയുടെ ഒരു കാറ് ആണ് രണ്ടാമത്തെ കാണുന്നത് ഹാർറിയർ ആണ്.

അതിന് നേരെ മുകളിലായി നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു വലിയ ഒരു സംരണി കാണാം.

ഇവിടെ പലതരം ഫ്രൂട്ട്സ് ഐറ്റംസുകളും ബേക്കറി ഐറ്റംസുകളും ലഭിക്കുന്നതാരിക്കും തൊണ്ണൂറ്റി ഏട്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തൊന്ന് പതിനെട്ട് ഒന്ന് എന്നാണ് നമ്പറ് .

എന്നാലും മോശമില്ലാത്ത തരത്തിൽ ഇവൻ്റെ മുടി മുറിക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഒരു കുട്ടി ഇരിക്കുന്നത് കാണാം.

ആ കുട്ടിയുടെയും കൂടി മുടി മുറിക്കാനുള്ള പരിപാടി ആണ് എങ്കിൽ അത് മാറ്റിവയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉദയത.

നല്ല വൈറ്റ് കളറാണ് ബസ്സുള്ളത് ഉള്ളിൽ സീറ്റ് ഉണ്ടാകും നആറ് ടയർ ഉണ്ടാകും ഫ്രൻഡിൽ രണ്ടും ബാക്കിൽ ആ--

എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറും കിഡ്നിയും എല്ലാം പോകും അതുകൊണ്ട് ആരും ഇതുപോലുള്ള ഡ്രിങ്കുകൾ വാങ്ങി കുടിക്കാൻ പാടില്ല.

ഇവിടെ ഒന്ന് രണ്ട് പേർ അങ്ങോട്ടുമിങ്ങോട്ടും അച്ചാലും മുച്ചാലും നടക്കുന്നത് ശ്രദ്ധയിൽ--

കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുവാനും സമ്മാനദാനം നൽകുവാനും ആണ് ട്രോഫികൾ ഉപയോഗിക്കുന്നത് ട്രോഫികൾ പല റേറ്റിന്റെ ഉണ്ട് നടുക്ക് നിൽക്കുന്നതിനാണ് റേറ്റ് കൂടുതൽ ഉള്ളത്.